വൈദ്യുതി തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതോടൊപ്പം തന്നെ പാർക്ക് ആയതുകൊണ്ട് തന്നെ വിനോദത്തിനുള്ള ഓരോ റൈഡുകളും കാര്യങ്ങളും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.

ഫാനുകളും സോഫ സെറ്റുകളും മറ്റ് അനവധി വസ്തുക്കളും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്.

സൈഡിലായി ഒരു ബോർഡ് വെച്ചിരിക്കുന്നു അതിൽ ഹിന്ദിയിലാണ് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്.

രണ്ടുപേർക്കും കഴിക്കുവാൻ വേണ്ടി വൈക്കോൽ അവിടെ വെച്ചിട്ടുണ്ട്.

കുട്ടിയുടെ കഴുത്തിൽ ഒരു ചുമന്ന ചരട് കെട്ടിയിരിക്കുന്നു കുട്ടിയുടെ മുഖം മറച്ചിരിക്കുകയാണ്.

വണ്ടികൾ അവിടെ നിർത്തി വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഓട്ടോ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു.

ഇതൊരു മീൻ വിൽക്കുന്ന സ്ഥലമാണ് കാരണം വെള്ള നിറത്തിലുള്ള ബോക്സുകളിൽ നി നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരാൾ വാട്ടർ പമ്പിന്റെ താഴെ ഇരിക്കുന്നതായുളൊരു ചിത്രമാണ് അയാളുടെ മുഖം മറച്ചിരിക്കുന്നു.

ധാരാളം വൃക്ഷങ്ങൾ ഈ ഇതിന് ചുറ്റും ഉണ്ട് വാഴയും വാഴ കുലകളും കാണാം.

ഇതിൻ്റെ സൈഡിൽ തന്നെ പാത്രങ്ങളും കുപ്പികളും കാണാൻ സാധിക്കുന്നുണ്ട്.

ഇതൊരു ഓട്ടോറിക്ഷയാണ് രണ്ട് പേർ അതിൻ്റെ രണ്ട് സൈഡിലായി നിൽക്കുന്നുണ്ട്.

ഈ ചിത്രത്തിൽ ജിം ഇലെ വർക്ക് ഔട്ട് ചെയ്യുന്ന ഓരോ മെഷീനുകളും കാണിച്ചിട്ടുണ്ട്.

സൈഡി ൽ ആയി ഒരു വാട്ടർ ബോട്ടിൽ ഇരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു.

ഇവിടെ ചതുരാകൃതിയിലുള്ള ഓരോ ബോക്സുകളിലായി ഓരോ വസ്തുക്കൾ നിരത്തി വെച്ചിരിക്കുന്നു.

താഴെയായി ഒരു കുഞ്ഞു പേപ്പർ ബോക്സ് ഇരിക്കുന്നതായും കാണാൻ പറ്റുന്നുണ്ട്.

ഈ കടലിൽ രണ്ട് പേർ വഞ്ചിയിൽ പോകുന്നുണ്ട് അവർ തുഴഞ്ഞ് കൊണ്ടാണ് പോകുന്നത്.

അവരുടെ കയ്യിൽ രണ്ട്‌ പെട്ടിയും വഞ്ചിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്.

മഴയും പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ വളരെ പതുക്കെയാണ് പോകുന്നത്.

ബുക്ക് കൾ എടുത്തു നൽകാനായി നാലുപേർ ആ കടയ്ക്കുള്ളിൽ നിൽക്കുന്നതായി കാണാം.

വളരെ വൃത്തിയായി നിർമ്മിച്ചിരിക്കുന്നു ഗോപുരങ്ങളും ഏഹ് ഇഷ്ടികകളും കൊണ്ട് നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു.

മുറിയുടെ ഒരു വശത്തായി രണ്ട് ചുവപ്പ് നിറത്തിലുള്ള കസേരകൾ വെച്ചിട്ടുണ്ട്.

ഇതിനു മുകളിലായി എ_സി ഫിറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം.

അതോടൊപ്പം തന്നെ ഡോറ് തൊറന്ന് കെടക്കുകയാണ് ആളുകളെ ആരെയും കാണാൻ സാധിക്കുന്നില്ല.

ഒരു വരാന്തയിലാണിവർ നിൽക്കുന്നത് സൈഡ് ഇലായി ഒരു ചെടിച്ചട്ടി കാണാം.

നിരവധി വാദ്യോപകരണങ്ങൾ ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്.

തൊട്ടു പുറകിലായി ഏഹ് യേശുദേവന്റെ പടം കാണാം ആ ചിത്രത്തിൽ ഒരു ചുവന്ന ഷാൾ കെട്ടിയിരിക്കുന്നു.

ഇതൊരു വിവാഹ ഫംഗ്ഷൻ്റെയോ മറ്റോ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത് മൂന്ന് സ്ത്രീകളെയും ഒരു പുരുഷനെയും ആണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.

ഇവരുടെ ബാക്ഗ്രൗണ്ട് ഇൽ ആയി എ അലങ്കാരപ്പണികൾ നടത്തിയിട്ടുണ്ട് ചെറിയ ചെറിയ തെർമോകോൾ കഷ്ണങ്ങൾ കൊണ്ടായിരിക്കാം ഇവ നിർമ്മിച്ചിരിക്കുന്നത്.

സൈഡിലായി സൗണ്ട് ബോക്സ് വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു.

അതുപോലെ സ്റ്റേജ് ഇൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും നിന്നാണ് പാടുന്നത് രണ്ട് പേരുടെയും മുഖം മറച്ചിരിക്കുന്നു.

രണ്ടു പേരുടെ കയ്യിലും മൈക്ക് പിരിച്ചിരിക്കുന്നതായി കാണാം.

രണ്ട് ഇലക്ട്രിക് വണ്ടികൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു അതിനെ അലങ്കരിച്ചിട്ടുണ്ട്.

ഇതൊരു ഫ്ലവർ ഷോപ്പ് ഇൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് നിരവധി പൂക്കൾ അവരവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം.

പൂക്കൾ വെച്ച് നിർമ്മിച്ച ഒരു മാല അവിടെ തൂക്കിയിട്ടിരിക്കുന്നു.

പാർക്കിൽ നിരവധി വസ്തുക്കൾ അവിടെയും ഇവിടെയുമായി കിടക്കുന്നതായി കാണാം.

ആ ഷേവ് ചെയ്യാനുള്ള ആൾ ആ കസേരയിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.

ഈ എയർപോർട്ടിന്റെ ഫ്രണ്ടിലായി ഒരു കറുത്ത നിറത്തിലുള്ള ഷീറ്റ് കെട്ടിയ ഒരു കെ ഒരു കൊച്ചു കട കാ --

നിരവധി ആളുകൾ പൈസ എടുക്കുവാൻ വേണ്ടി ക്യൂ പാലിച്ചു നിൽക്കുന്നുണ്ട്.

ചിലർ അകത്തു പോയി പൈസ എടുത്ത് ബില്ലോടു കൂടി തിരിച്ചു വരുന്നതും കാണാം.

ഈ കെയി ഗ്രൗണ്ട് ഇന് ഉള്ളിൽ ഒരു സൈഡ് ഇലായി സിമൻറ് കൂട്ടിയിട്ടിരിക്കുന്നു.

ഒരു ഓട്ടോ റിക്ഷയും ഒരു കാറും രണ്ടു ബൈക്കുകളും ആണ് പോകുന്നത്.

ഈ ഷെൽഫ് ഇൽ ആണെങ്കിൽ നിരവധി വസ്തുക്കൾ കാണാൻ സാധിക്കുന്നുണ്ട്.

ഇത് ഒരു കടയുടെ ഒരു ഫാഗത്തെ ചിത്രം മാത്രമാണ്.

വരനെ ഒരു ലോറിയുടെ പുറകിൽ അലങ്കാരങ്ങളോടു കൂടി കൊണ്ടുപോവുകയാണ്.

ഒരു ഡ്രൈവർ ഈ വണ്ടി ഓടിക്കുവാനായുണ്ട് ഇത് ട്രാക്ടറോ റോൽ ലോറിയോ പോലുള്ള ഒരു വാഹനമാണ്.